ഏർ നിൻറെ കയ്യിന്ന് ന്നെ ചെലവായി ഏർ

ഏർ ticket ആരാ എടുത്തെ അപ്പോ ഏർ എൻറെ ഞാനും അവൻറെ അവനും എടുത്തു ആഹ് ticket നെ കാട്ടി ബാക്കി expense ആയിട്ടുണ്ടാവുല്ലേ

അടിപൊളി അല്ല

അല്ല മാങ്ങ എന്തായി

അല്ല പഴുത്തോ

നീ പറയണത് ശരിക്ക് കേക്ക്ണില്ല ഒന്നുടി clear യിട്ട് ആഹ് ആയി വരുന്നേയുള്ളൂ മൂത് വരുന്നേയുള്ളൂ

set അയിന് ഞാൻ അവിടെ വന്നപ്പോ കഴിഞ്ഞപ്രാശ്യം വന്നപ്പോ ഒരൊറ്റ മാങ്ങ കണ്ടിട്ടില്ല പിന്നെ എവിടുന്നത്രയും മാങ്ങ

ഏർ കഴിഞ്ഞപ്രാശ്യം വന്നപ്പോ ഒന്നു കണ്ടില്ല ആഹ് അത് നമ്മളെ road കൂടിയല്ലേ പോയത് അഹ് side ലേക്കൊന്നു കേറീല്ലല്ലോ ആഹ് side ല്ലാല്ലേ അത് എങ്ങനത്തെ item അവിടെ മാങ്ങ

ആഹ് അടിപൊളി അല്ല അവിടെ ഇപ്പോ ഇനി

അത് കഴിഞ്ഞു കൊടുക്കാനുള്ളക്കെ കഴിഞ്ഞു ആഹ് ഇനി ഇങ്ങനെ അണ്ണാനും മറ്റും ഒക്കെ കഴിച്ചു പോല്ലേ ആഹ് അതിനു വേണ്ടിട്ട് അടിപൊളി അപ്പോ പറിക്കാൻ വരുന്നില്ല അടിപൊളിയായി അതെങ്ങനെയാണെങ്കിലും ഇങ്ങനെ ഒരുപാട് ഉള്ളപ്പോളെ ഇങ്ങനെ മിച്ചണ്ടാവും ആഹ് ഹഹ അന്റെവിടെ പുലി ഇറങ്ങിന്ന് പറഞ്ഞു അത് ശരിയാണോ ആഹ് പറയണം പക്ഷേ വേറൊരു നല്ലൊരു കാര്യം ഞാൻ പറയട്ടെ നീ പറയണ പകുതിയും cut ആയിട്ട കേക്കുന്നുണ്ട് കുറച്ചുകൂടി ഒന്ന് തെറ്റായ ഉഷാറായേനെ

വേണ്ട ഇനി ഇപ്പോ ഒന്നു കാട്ടണ്ട ഇപ്പോ ഈ സംസാരിക്കുന്ന സംസാരിച്ചാ മതി അങ്ങനെയൊന്നും മാറണ്ട

അതെന്താറിയോ mike ന്റെ എന്തേലും issue ആയിരിക്കും ആഹ് അഹ് ഇപ്പൊ കുഴപ്പല്ല നീ ഒന്നുടി sound ൽ പറ അപ്പോ നന്നായി കേക്ന്നുണ്ട് ഇതെന്താറിയോ സാധനം നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിൻറെ display കാണും വേണമല്ലോ ആഹ് ഹ ഹഹ അതോണ്ട് speaker ൽ കൊടുത്തേക്കുവ ആഹ് അങ്ങനെയാണോ അപ്പോ സംസാരിക്കു

അല്ലെങ്കിൽ നമുക്കിത് കാണാൻ പറ്റില്ലല്ലോ ഇത് എത്ര time ഉം കാര്യങ്ങൾ ഒന്നും

hello

വിഷു ഒക്കെ ആയിട്ട് എന്താ പരിപാടി വിഷു എന്തു പരിപാടിയെടോ ഒരു മരണക്കെ ഉണ്ടായിരുന്നു അതങ്ങനെ അങ്ങ് പോയി വിഷു അങ്ങനെ മരണത്തികൂടെ പോയി എന്താ പറയണ അല്ല ഈസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു ഈസ്റ്റർ ഗംഭീരയിരുന്നു

പള്ളിയിൽക്കെ ആയിട്ട് അടിച്ചുപൊളിച്ചിട്ടുണ്ടാവും ല്ലേ

ഹും set ഇനി പടത്തിന് കേറുന്നുണ്ടോ

അതുണ്ട് അതിനെ free ticket കിട്ടുവോ കിട്ടാൻ സാധ്യത ഉണ്ട് അത് മറ്റേ ആഹ് അന്ന് ഞാൻ പറഞ്ഞ പോലുള്ള team ൻറെയാ

അവൻറെ ചോയിച്ചോക്കട്ടെ അവൻറെ അടുത്ത് ഉണ്ടോന്ന് അത് ചോദിച്ചോക്ക് ഒരു നാലഞ്ച്എണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ പക്ഷേ അതെന്താ ഇത്രയും ആള് കേറുന്നത് ആയതുകൊണ്ട് ചിലപ്പോ കൊടുക്കില്ല അവര് അതാണ് എല്ലടോ starting ൽ ഒക്കെ നല്ല തിരക്കുണ്ടാവോ ഇതിന് ഹും പിന്നെപ്പിന്നെ ശോകം ആകും അപ്പോ അല്ല അപ്പോ ഇവരെന്താറിയോ first opening ൽ ആള് കിട്ടാൻ വേണ്ടിയാണ് അവരെ ഈ പരിപാടിക്ക് നിക്കണേ ആഹ് അഹ് ഇതിന് opening എന്തായാലും ഒരുവിധം ആൾക്കാർ ഉണ്ടാവും അത്യാവശ്യം നല്ല പടല്ലേ ആഹ് cash കൊടുത് തന്നെ കയറുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നെ ഇപ്പം ഈ cash കൊടുക്കാതെ ആളെ കേറ്റുവോ അത് ശരിയാ housefull അല്ലെങ്കിൽ houseful ആവും നല്ലൊരു കഥയൊക്കെ അല്ലേ ഏർ അത് full കാണാൻ നല്ല രസാ ഞാൻ തമിഴിലും കണ്ടു മലയാളത്തിലും കണ്ടു എനിക്കത് ഞാൻ അത് കണ്ടിട്ട് എനിക്ക് അഹ് കത്തിയില്ല അപ്പോ ഞാൻ പകുതി ഒക്കെ കണ്ടുള്ളൂ ഏർ ഞാന് എനിക്ക് ആദ്യം കണ്ടപ്പോ മനസ്സിലായില്ല പിന്നെയാ രണ്ടുമൂന്നു പ്രാവശ്യം കണ്ടു തമിഴ് ഒരു പ്രാവശ്യം പിന്നെ അതുപോലെതന്നെ മലയാളം രണ്ടു പ്രാവശ്യം കണ്ടു എന്നിട്ടാണ് ശരിക്കുന്ന് കഥയും കാര്യങ്ങളൊക്കെ മനസ്സിലായത് അത് മറ്റേ അച്ചടി ഭാഷ പോലത്തെ ഭാഷയാണ് തമിഴില് മലയാളത്തിൽ ആവുമ്പോൾ കുറച്ചു കുഴപ്പല്ല

ഹും അതാ കുഴപ്പം ഇന്ന് അതിൻറെ പരിപാടി ഉണ്ടല്ലോ നമ്മുടെ ഇവിടത്തെ ഒരു പയ്യൻണ്ട് അയിനകത്ത് ആ പടത്തിൽ അല്ല distribution

ആഹ് അത് തന്നെ അപ്പോ അവൻറെ status ഒക്കെ ഞാൻ

ആഹ് ഇവര് ഇവരെ company ക്ക് നല്ലേ ഇവർക്ക് എവിടെ വേണമെങ്കിലും കേറി പോവാലോ ആഹ് അത് ശരിയാ card കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലെ ഇവരാണ് അതിൻറെ cordinator മാരെ

എങ്ങനെ നമ്മുടെ ഇവിടത്തെ അഹ് ഇവിടുത്തെ theatre അഹ് അഹ് അടഞ്ഞുകിടക്കുന്ന അതൊക്കെ പൊളിക്കാറായില്ലേ അല്ല നിൻറെ യാത്ര എന്തായി അന്ന് ഒരു പ്രാവശ്യം യാത്ര പോയി അല്ല മറ്റേ യാത്രയുടെ സംഭവം പറ അതെന്തായി work out ആയോ ആഹ് അതൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം success ആയിരുന്നു രു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പറയാൻ പറ്റുള്ളൂ ഒരു ശതമാനം weak ആഹ് അതെന്തു പറ്റി ചർദ്ദിച്ചോ ഇല്ല അങ്ങോട്ട് പോയപ്പോഴും കുഴപ്പല്ല return വന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോ ചെറിയ ഇങ്ങോട്ട് ഇവിടെ എത്താറായി ഒരു ചെറിയ അതുപോലെ തോന്നി അല്ലാതെ വേറെ കുഴപ്പല്ല ആഹ് അഹ് അല്ലെങ്കിൽ normal ആയിട്ട് ഛർദിക്ക്നാളാണോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും full ആയിട്ട് ഛർദ്ദിക്കലാ ഒരു ബോധവും ഇല്ലാത്ത പോലെ ഛർദ്ദിക്കും അടിപൊളി കുഴപ്പല്ലട്ടോ അത് സംഭവം എന്താ ന്ന് അറിയത്തില്ല അതിൻറെ technique ഹും സംഭവം workout ആവുന്നുണ്ടല്ലോ

അത് ഏർ ഇതിൻറെ കുഴപ്പം ആയിരിക്കും ഈ speaker ന്റെ ഒരു issue ഉണ്ട്

അടുത്ത പ്രാവശ്യം സാധാരണ പോലെ വിളിച്ചാൽ മതി അതായിരിക്കും നല്ല തോന്നുണു

അത് നമക്ക് എന്തേലും കാട്ടാടോ ഞാൻ എന്തേലും പറയാ നോക്കി പറഞ്ഞരാ ഏകദേശം ആ സമയം ആവാറാമ്പോ ചെയ്താ മതി

അതായിരിക്കും നല്ലത് ഇത് കുറച്ച് അലംമ്പവണ മാതിരി തോന്നുണു കാരണം കുഴപ്പല്ല ഇതിങ്ങനെ പോട്ടെ ഇനി ഒന്നുല്ല തെക്കു നോക്കണ്ട വടക്കു നോക്കണ്ട നേരെ പോവ്വാ ഏഹ് അതായിരിക്കും നല്ലത് എന്നിട്ട് വേറെന്ത പരിവടി ഇനി ഇന്ന്ന്താ പരിപാടി ഇല്ല ഇനിപ്പോ രണ്ട് മൂന്ന് video post ചെയ്യാനുണ്ട് നമ്മളെ ഇവിടത്തെ പരിപാടിടെ വിഷു

പറഞ്ഞ സംഭവം രണ്ടാമതീസം ഞാൻ നിൻറെടുത്ത് പറഞ്ഞിട്ണ്ടായിരുനില്ലേ

ഇല്ലേ ഞാൻ വന്നില്ലേ അവിടെ വാ വരവ് നടന്നില്ല ഏർ അത് നല്ല കാര്യായിട്ട് ഉണ്ടായിരുന്നു ട്ടോ നല്ല grand ആയിട്ട് പരിപാടിയായിരുന്നു

എടോ clear അല്ലാട്ടോ hello

നീ പതുക്കെ പതുക്കെ നിർത്തി സംസാരിച് ഒന്ന് നോക് കേൾക്കാൻ പറ്റണില്ല മുറിഞ്ഞ മുറിഞ്ഞു വരിക mike ന്റെ issue ആന്ന് എനിക്ക് തോന്നണെ കേട്ടോ ഹും നീ സാധാ പോലെ സംസാരിച്ചാ മതിയായിരുന്നു അത് കുഴപ്പല്ല കുഴപ്പല്ല hello

ഹും വരാൻ മടിയാല്ലേ പക്ഷേ ഞാൻ ഇച്ചിരി കുറച്ച് time പോയിട്ട് ഇങ്ങട്ട് പോന്നു കാണാ ഇഷ്ടല്ല എന്നാലും കുഴപ്പല്ല നല്ല പരിപാടി എങ്ങനെ video ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കുമ്പോ ഒരു രസണ് ആഹ് അത് ശരിയാണ് അങ്ങനെ കുഴപ്പല്ല

ഏർ അന്റെ നിക്ക്

അല്ല പേര് പറയണ്ട എൻറെ ഹും ആഹ് അയിൽ കണ്ടോ കണ്ടമാനം അഹ് viewers ഇണ്ട് ആഹ് facebook ൽ ഇട്ടോ youtube ന്റെ link youtube നെക്കാളും reach കുന്നത് facebook ആന്ന് എനിക്ക് തോന്നുന്നത്

ഇല്ല youtube ന്നാണെലു നമുക്ക് പൈസ കിട്ടും അത് monetization കഴിഞ്ഞണേൽ

facebook ന് പതിനായിരം followers നമ്മളെ page like ചെയ്യണ നമ്മള follow ചെയ്യണ പതിനായിരം പേര് പിന്നെ ഒരു ലക്ഷത്തി something minute വേണം നമുക്ക് video എത്ര ആറുമാസം ഒരു വർഷം അഹ് അങ്ങനെയാണെൽ കിട്ടൂല്ലേ നല്ല time ആണല്ലോ

എടാ കേക്കുന്നില്ലട്ടോ നീ നിർത്തി നിർത്തി പറ മുറിഞ് മുറിഞ് ഒന്നും വ്യക്തമാന്നില്ല

ആഹ് അത് display ൽ കാണുവേ അതിൻറെ speaker വേണേൽ on ക്കിയാ മതി ഇപ്പോ clear ആയോ

പക്ഷേ ആഹ് ഇത് നോക്കണംട്ടാ എനിക്ക് ഇതിൽ കാണാൻ പറ്റില്ല അത് കുഴപ്പല്ല ഞാൻ നോക്കിക്കോളാ ഞാൻ നോക്കിക്കോളാ അത് വിഷയള്ള case അല്ല

ഹും ഇപ്പോ okay ആവുന്നുണ്ട് normal call ആ ഏറ്റവും നല്ലത് ആഹ് അഹ് അഹ് ഇതെന്താറിയോ മറ്റേ നമ്മളെ headphone വെച്ച് കഴിഞ്ഞാല് അഹ് echo വരാൻ സാധ്യതയുണ്ട് ആഹ് ഇതിൽ ഇപ്പോ normal ആയിട്ട് സംസാരിച്ചാ മതി നല്ല clear ഉണ്ട്

അത് എന്നാ വരുന്നത് അത് ഇപ്പോ എന്നാ വരുന്നത് എന്ന് എനിക്കും അറില്ല ഈയടുത്ത് എങ്ങാനുണ്ട് തോന്നുണു അതിന് അതിന് പോയിക്കഴിഞ്ഞുകഴിഞ്ഞ നല്ല രസയിരിക്കും ഹും കാണാൻണ്ടാവും അനക്ക് ആണേ മറ്റേ സംഭവത്തിൽ ഇടാൻ ഒക്കെ ഇഷ്ടം പോലെ videos കിട്ടും

നല്ല camera ഇല്ലേ അതാണ് ഞാൻ ഇങ്ങനെ ചവിട്ടിപ്പിടിച്ച് നിക്കന്നത് ആഹ് വാടകക്ക് കിട്ടൂല ഈ സാനം

ഹും എന്നാ മുതലാവും ഞമ്മക്ക് കുറച്ച് photos എങ്കിലും എടുക്കാലോ photos videos ഒക്കെ

അത് ശരിയാണ് പോയതും ആസ്വദിക്കാ പക്ഷേ ഈ സംഭവം ആസ്വദിക്കാൻ ഉണ്ട്ട്ടോ തൃശ്ശൂർ പൂരം

set ആണ്

ഹും celebrities അല്ല ആൾക്കാരുടെ ഒരു കണക്കിന് ആൾക്കാർ ഉണ്ടാവും അടിപൊളി പരിപാടിയാ ഒന്ന് രണ്ട് തവണ അവിടെ പോയിട്ടുണ്ട് പക്ഷേ അയിന്റെ time ൽ അല്ല പോയേക്കുന്നെ ആ ഒന്ന് രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അവിടെ പൂരം കഴിഞ്ഞിട്ടെന്താ പറമ്പ് കാണാൻ പോവാ ആ പൂരം കഴിഞ്ഞ പറമ്പിൽ കൂടെ നടക്കുമ്പോ മൊത്തം paper സാധനങ്ങൾ ഒക്കെ ആയിട്ടേ ഉം പൂരത്തിന് പോകണം ഉഷാറായിട്ട് കാണാം ഞാനൊരു രണ്ടുതവണയോ മൂന്നു തവണയോ പോയപ്പോൾ തന്നെ ഇതേമാരി ഒന്നൊന്നു മുന്നേ ആയിരുന്നു കുറച്ചു ദിവസോ മുന്നേ അത് കഴിഞ്ഞിട്ട് അപ്പൊ

പണികൾ നടന്നോണ്ടിരിക്കുന്ന time ല പോയേക്കുന്നെ ആ വിളിക്കണത് കാണാന്ന് മാത്രം ആ രണ്ടുമൂന്നു ദിവസം അവിടെ തങ്ങി അമ്പലത്തിന്റെ തൊട്ടടുത്ത് അപ്പോ ഇങ്ങനെ പരിപാടികളൊക്കെ കണ്ടു പക്ഷേ പൂരത്തിനു പോയില്ല

അങ്ങനെ പറ ഞാനും വിചാരിച്ചു പൂരം കാണാൻ പോയിട്ട് രണ്ടസം പൂരത്തിന്റെ അവിടെ പോയി നിന്നിട്ട് പൂരത്തിന്റെ തലേദിവസം ഇങ്ങോട്ട് പോന്നുന്ന് അത് ഞങ്ങൾ ഊട്ടിക്ക് പോയതാ flower show നടക്കണത് ഇരുപതാം തീയതിയാണ് ഞങ്ങൾ പതിനെട്ട് പത്തോ പതിനെട്ടാം തിയതിയോ എങ്ങാണ്ട് പോയിട്ട് പതിനെട്ടാം തിയതിയോ പത്തൊമ്പതാം തിയതിയോ എങ്ങാണ്ട് പോയിട്ട് പൊന്നു പിറ്റേ ദിവസമാണ് ഈ പരിപാടി നടക്കണത്

ആഹ് അയിന്റെ ഉള്ളിൽ കണ്ടു പക്ഷേ അയിന്റെ പരിപാടി അവരാ പറയണ പരിപാടി start ചെയ്യണത് ഇരുപതാം തിയതിയ ഇരുപത്തൊന്നാം തിയതിയങ്ങാണ്ടായിരുന്നു ഞങ്ങൾ ഒരു ദിവസം മുമ്പേ പോയിട്ട് തലേദിവസം പോയിട്ട് ആഹ് അപ്പോ stay അടിച്ച് കണ്ടില്ല ഇല്ല അവരതിന്റെ ഒരു show നടത്തും ഇത് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആഹ് അഹ് ഞാൻ

ഞാൻ കേട്ടിട്ടുണ്ട് flower show നെ കുറിച്ചിട്ട് പക്ഷേ കണ്ടില്ല ഞാൻ video ൽ കണ്ടിട്ടുണ്ടെന്ന്ല്ലാണ്ട് നേരിട്ട് കണ്ടിട്ടില്ല ആഹ് അത് കാണണ്ട ഈ പൂവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെയാണെങ്കില നല്ല രസാ botanical garden ഒക്കെ ഇല്ലേ അതിനകത്ത് ഒക്കെ കേറിക്കഴിഞ്ഞ കണ്ട് കണ്ണു മഞ്ഞളിക്കും ഹും അല്ല നീ പോയിട്ട് videos ഇട്ടിട്ടുണ്ടോ നിന്റെ youtube channel